ഈ new economic policies എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആഗോളവത്ക്കരണം എന്നുള്ളത് okay അതായത് ഈ പുതിയ പുതിയ പുതിയ സാമ്പത്തിക നയങ്ങൾ

ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് എത്തുന്നു എന്ത് സാധനവും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന സ്ഥിതിയിലേക്ക് മാറ്റി മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയ്യുന്നു. Yes advanced technology നമ്മുക്ക് കിട്ടുന്നു yes, listen ഏറ്റവും advanced ആയിട്ടുള്ള ഏറ്റവും top technology നമ്മുക്ക് കിട്ടുന്നു most advanced technology നമ്മുക്ക് കിട്ടുന്നു world trade due to increased competition അമേരിക്കയുടെ call വരുന്നു ചൈനയുടെ call വരുന്നു ജപ്പാന്റെ ഫോൺ വരുന്നു കൊറിയയുടെ ഫോൺ വരുന്നു എല്ലാ ഫോണുകളും കൂടി ഒരുമിച്ച് വരുമ്പോ എല്ലാ ഫോണുകളും അങ്ങോട്ടും ഇങ്ങോട്ട് compete ചെയ്ത അതായത് ഞങ്ങൾ ആയിരം കുറച്ചു ഞങ്ങൾ ആയിരം കുറച്ചു ഞങ്ങൾ പതിനായിരം കുറച്ചു എന്ന ഞങ്ങൾ രണ്ടായിരം കുറക്കുന്നു ഇങ്ങനെ കുറച്ചു കുറച്ചു competition കൂടും competition കൂടി കഴിഞ്ഞാൽ എന്ത് കൂടും sorry എന്ത് കുറയും price കുറയും വില കുറയും കുറയും വില എന്ത്ചെയ്യും കുറയും എന്ന് ആന്നേട്ടോ അതാണ് ഇവിടെ പറഞ്ഞത് മത്സരം വർധിക്കുന്നത് വില കുറയാൻ കാരണം ആകുന്നു കയറ്റുമതി വർധിക്കുന്നു increase in export, export കൂടുന്നു export, export, export അങ്ങോട്ട് listen ഇന്ത്യൻ product ശ്രീലങ്കയിലേക്ക് പോകുന്നു ശ്രീലങ്കയുടെ product ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയുടെ product അമേരിക്കയിലേക്ക് പോകുന്നു അമേരിക്കൻ product ഇന്ത്യയിലേക്ക് വരുന്നു അങ്ങനെ പല രാജ്യങ്ങളിലേക്കും കൂടുന്നുണ്ട് അതാണ് പറയുന്നത് നോക്കൂ മക്കളെ entry of companies into foreign trade ഒരുപാട് companies foreign trade ലേക്ക് വരുന്നു അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളു മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കൂ ഒരുപാട് വിദേശ company കൾ വിപണിയിൽ പ്രവേശിക്കുന്നു അത് for example നോക്കൂ നമ്മുടെ tesla groupexample പറയുകയാണെ example തന്നാലേ മനസ്സിലാവൂ tesla ഒരു അമേരിക്കൻ കമ്പനിയാണ് അത് ഇന്ത്യയിൽ വന്ന് കച്ചവടം ചെയ്യുന്നത് എന്തിന് വേണ്ടിയാണ് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ അതുപോലെ ഒരുപാട് കമ്പനികൾ വിദേശ വിപണികളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു അത് american കമ്പനിയാണ് അത് ഇന്ത്യയിൽ വന്നു listen അപ്പൊ ഇസ്രായേൽ ആണ് nestle ഈ nestle group ഇന്ത്യയിൽ ഉണ്ട് അതുപോലെ Adidas ഇന്ത്യയിൽ ഉണ്ട് അതുപോലെ ജപ്പാന്റെ ഹോണ്ട ഇന്ത്യയിൽ ഉണ്ട് അപ്പൊ മറ്റ് രാജ്യങ്ങളെ companies വേറെ രാജ്യങ്ങളിൽ പോകുന്നു കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നു വെച്ചാൽ ഒരുപാട് പുതിയ entrepreneurship കൾ enterprise കൾ തുടങ്ങുന്നുണ്ട് അത് more employment ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് foreign companies ഇന്ത്യയിൽ വരുന്ന സമയത്ത്

yes ദേശിയ വരുമാനം കൂട്ടാൻ ഇടയാക്കി ഇനി നമ്മൾ പഠിക്കാനുള്ള കാര്യം അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചതാണ് arguments against new economic policy, listen നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് എത്രയെണ്ണം എത്രയെണ്ണം പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു മൂന്നെണ്ണം നിങ്ങൾ പഠിച്ച മതി എത്രയെണ്ണം പഠിക്കണം three points, we just need to study three points ഈ മൂന്ന് point മാത്രം നിങ്ങൾ പഠിച്ച മതി ഈ മൂന്നേ മൂന്ന് മാത്രം എന്റെ മക്കൾ പഠിച്ച മതി കൂടുതൽ പഠിക്കണ്ടട്ടോ okay നമ്മൾ ഇനി പ്രതികൂല വാദങ്ങൾ നോക്കാം എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം economic disparity എന്താണ് കൂടുന്നത് economic disparity അഥവാ economic inequality എന്ന് പറയാം inequality inequality എന്ന് പറയാം അതായത് സാമ്പത്തിക വർധിക്കുന്നു അതായത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ആ difference ഒരു വളരെ കൂടുതൽ ആയിരിക്കും രണ്ടാമത്തത് പ്രകൃതിവിഭവങ്ങളുടെ അമിതമായ ചൂഷണം നടക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് മക്കളെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ natural resources exploit ചെയ്യും നമ്മുടെ coca-cola ഇവിടെ ഒരാൾ വന്ന്

ചീന മുട്ട തക്കാളി എല്ലാം കൂടി അർപ്പിച്ചോളു അങ്ങോട്ട് എന്നാൽ comment box ഇൽ ചീന മുട്ട തക്കാളിയും ഒക്കെ പോന്നോട്ടെ മൂപ്പർക്ക് വേണ്ടിയിട്ട് okay yes മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ excess exploitation of natural resources വെള്ളം ഒക്കെ കൂടുതലായിട്ട് exploit ചെയ്യുക coca-cola അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പാലക്കാട് നിന്ന് listen imports leads of domestic products നമ്മുടെ നാട്ടിലെ ഗുഡ്സ് ആർക്ക് വേണ്ടാതെ വരും അതായത് സ്വദേശി ഉത്പന്നങ്ങൾ സ്വദേശി ഉത്പന്നങ്ങളുടെ വില തകർച്ചക്ക് കാരണമാകുന്നു ഇറക്കുമതി കൂടും നമ്മുടെ ഉത്പന്നങ്ങളുടെ വിലത്തകർച്ച കൂടും സമ്പത്ഘടനയെ നിയന്ദ്രിക്കാനുള്ള സർക്കാരിന്റെ കഴിവ് കുറയുന്നു. അതായത് ശ്രദ്ധിക്കുക നമ്മുടെ ഗോവെർന്മെറ്റിന് എന്തിന്റെ economic system ത്തിലെ നഷ്ടപ്പെടുന്നു നമ്മുടെ സമ്പത് വ്യവസ്ഥയിൽ ഗോവെർന്മെറ്റിന് ഒരു തരത്തിലുള്ള control ഉണ്ടാവില്ല എല്ലാം പുറത്തുള്ള market എന്ത് ചെയ്യുന്നു control ചെയ്യുന്നു ഒന്നും നമ്മുക്ക് പറയാൻ പറ്റില്ലാ job security decline ചെയ്യുന്നു ഇതിൽ നിങ്ങൾ എത്ര point പഠിക്കണം വെറും മൂന്ന് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മൂന്നണ്ണം എഴുതി വെച്ചോ സ്വയം സുരക്ഷിത കുറയുന്നു ഏതു സമയം ജോലി കിട്ടാം ഏതു സമയം വേണമെങ്കിലും ജോലിപോകാം പൊതു മേഖല സ്ഥാപനങ്ങൾ സ്വകാര്യവത്ക്കരിക്കുന്നത് ഭാവിയിൽ സർക്കാർ വരുമാനം കുറയാൻ ഇടയാകുന്നു നമ്മുക്ക് അപ്പൊ അറിയാം എന്തെന്നുള്ളത് നമ്മുക്ക് അറിയാം privatisation നടന്നു കഴിഞ്ഞാൽ ഒരുപാട് goverment institutions private ആയി പോകും. അങ്ങനത്ത ഒരു സ്ഥിതിയിൽ ഗവെർന്മേന്റിന് ഒരു വരുമാനം ഉണ്ടാകുവോ ഉണ്ടാകില്ല ഗവർമെന്റിന്റെ വരുമാനം കുറയും അതും ഒരു കാരണമാണ് so yes ഇത്രയൂം കാര്യങ്ങളാണ് നമ്മുക്ക് globalisation ആഗോളവത്ക്കരണത്തിന്റെ അനുകൂല വാദങ്ങളും പ്രതികൂല വാദങ്ങളും പറയാനുള്ളത് how can we to the disaster like flood, earthquake, state your note on it നമ്മൾ പഠിച്ചതാണ് earthquake എങ്ങനെ manage ചെയ്യാം ഇനി നമ്മുക്ക് പറയാനുള്ളത് flood മാത്രമാണ് പ്രളയം ഇത് മുൻപും മുൻപും ചോദിച്ച ചോദ്യമാണ് നോക്ക് മക്കളെ പ്രളയം ഭൂകമ്പം എന്നിവ നമ്മുക്ക് എങ്ങനെയാണ് എന്താ പറയുക നേരിടാൻ പറ്റുക അതിന്റെ mitigation measures എങ്ങനെയാണെന്ന ചോദ്യം അപ്പൊ നമ്മുക്ക് ഒരു കാര്യം മനസിലായില്ലേ For a safer future എന്നുള്ള chapter ഏഴാമത്തെ പാഠം geography യിലെ two ഇലെ seventh chapter അതിൽ നിന്ന് essay question must ആണല്ലേ essay question must ആണ് നമ്മുക്ക് ഒന്ന് നോക്കാം ആദ്യം ഞാൻ പറയ്യാൻ പോവുന്നത് ആണ് വെള്ളപൊക്കം ഉണ്ടാകുകയാണെങ്കിൽ people residing along അല്ലെ people residing along the riverbank should move to higher grounds as fast they can എത്രയും പെട്ടെന്നു എല്ലാ എടുത്ത് മുങ്ങുക scoot ആകുക ഓടി രക്ഷപ്പെടുക ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ് വെള്ളം കയറാൻ സാധ്യത ഉള്ള പ്രദേശങ്ങളിൽ നിന്ന് വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുക do not step into rivers into എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക കുത്തിയൊലിക്കുന്ന പുഴയിലേക്ക് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല current എന്ന് വെച്ചാൽ ശക്തമായ ഒഴുക്ക് ഉള്ള കലങ്ങിയ വെള്ളം ഒഴുകുന്ന പുഴ ഇല്ലേ അതിലൊന്നും ഇറങ്ങാൻ നിക്കരുത് തട്ടിപോവും then വീടിന് ഉള്ളിൽ വെള്ളം കേറുകയാണെങ്കിൽ ആദ്യം തന്നെ electricity എന്തെയുക cut ചെയ്തിടുക അല്ലെങ്കിൽ മൊത്തമായി shock അടിച്ചിട്ട് മരിച്ചുപോകാൻ chance ഉണ്ട് so, be careful ഇനി ഈ പറഞ്ഞ ഭൂകമ്പത്തിന്റെ കാരണം നമ്മൾ പറഞ്ഞതാണ് ഞാൻ അത് പറയുന്നില്ല question ലേക്ക് പോവുകയാണ് what are the activites that increased the landslide, landslide increase ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് explain its mitigation measures, mitigation അത് നമ്മുക്ക് എങ്ങനെ reduce ചെയ്യാം എന്ന് പറയുന്നുണ്ട് എങ്ങനെ നമ്മുക്ക് അത് കുറക്കാൻ പറ്റും ഒരു കാര്യം കൂടി okay നമ്മുക്ക് what are the activities, okay yes, what are the activities may increase landslide, landslide കൂട്ടാൻ ഉരുൾപൊട്ടൽ കൂടാൻ ഉണ്ടാവുന്ന സാധ്യതകൾ എന്തെല്ലാം മുൻകരുതൽ നമ്മൾ എടുക്കണം ഉരുൾ പൊട്ടൽ എങ്ങനെ കുറക്കാൻ പറ്റും mitigation measures കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും

കുന്നുകളൊക്കെ വെട്ടി നിരപ്പാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് cultivation of അതായത് തട്ട് തട്ടായിട്ട് കൃഷി കൃഷിചെയ്യുന്നത് അല്ല അത് landslide നമ്മുക്ക് prevent ചെയ്യാൻ frequent ആയിട്ട് അതായത് അല്ല frequent അല്ലെങ്കിൽ ഇടക്ക് ഇടക്ക് മണ്ണ് ഇങ്ങനെ കുഴിക്കണ്ടി വരും drill ചെയ്യാ എന്ന് വെച്ച മണ്ണ് കുഴിക്കുക എന്നാണ് അർഥം മണ്ണ് കുഴിക്കണ്ടി വരും കൃഷികൾ ചെയ്യാം അതിന് നമ്മൾ പറയുന്ന പേരാണ് frequent tilling എന്ന് പറയുക.

തട്ട് തട്ടായിട്ട് കൃഷി ചെയ്യണം ഓരോ തട്ട് തട്ട് കളായിട്ട്മാറ്റി കൃഷി ചെയ്യണം അപ്പൊ നമ്മുക്ക് പറയാൻ പറ്റും hill slope ഇൽ എങ്ങനത്തെ കൃഷി terrace farming ആണ് പറ്റുക എങ്ങനത്തെ കൃഷി ആണ് പറ്റുക എങ്ങനത്തെ കൃഷി ആണ് പറ്റുക okay sorry for that terrace farming ആണ് ഏത് farming ആണ് മക്കളെ ആഹ് landslide കുറയ്ക്കാം mitigation measures നമുക്ക് പറയാം terrace farming ഇന്റെ കാര്യം പറയണ്ട മക്കൾ ചരിവുകൾ കൂടുതൽ ഉള്ള ഇടങ്ങളിൽ വീടുകളും മറ്റു കെട്ടിടങ്ങളും പാടില്ല നിർമ്മിക്കരുത് നിർമിക്കൽ എന്താണ് ഒരു unscientific അശാസ്ത്രിയമായിട്ടുള്ള പരിപാടിയാണ് അശാസ്ത്രിയമായിട്ടുള്ള പരിപാടിയാണ് അതായത്

അല്ലെങ്കിൽ അത് എന്താന്ന് എങ്ങനെയുണ്ടാവും എന്ന് അവൾ പറഞ്ഞു landslide നമ്മുക്ക് എങ്ങനെ ചെയ്യാം stepping down away from the ആദ്യത്തെ പരിപാടി landslide ഉണ്ടാകാൻ സാധ്യത ഉള്ള area ലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പോവാൻ പാടില്ല landslide ഉണ്ടാവാൻ സാധ്യത ഉള്ള പ്രദേശങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വീട് വെക്കാൻ പാടില്ല ഉണ്ടാക്കാൻ പാടില്ല അതാണ് ആദ്യത്തെ point എന്ന് വെച്ചാൽ വീട് എന്ന് ആണ് അർഥം വാസസ്ഥലങ്ങൾ tilling ഉള്ള വാസസ്ഥലങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ പാടില്ല. അടുത്ത് be more cautious during the rainy season ആരെങ്കിലും അങ്ങനെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു hilly slope ലാണ് വീട് എങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവിടെ മഴ പെയ്യുക ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി alerta ആയിട്ട് ഇരിക്കണം. എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് വേണ്ടപ്പെട്ട സാധനങ്ങൾ ഒക്കെ എടുത്ത് വെക്കണം ഇപ്പോഴും നമ്മുക്ക് ഒരു ശ്രദ്ധ വേണം നിങ്ങൾ പറയില്ലേ danger ആണ് ഒന്ന് ശ്രദ്ധിക്കകണ എന്ന് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം okay then ഇതിനെ കൂടി നമ്മുക്ക് നിങ്ങടെ book ഇൽ ഇത്രയും കാര്യങ്ങൾ ആണ് പറഞ്ഞത് ശരിക്കും രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് എന്തൊക്കെയാണ് planting trees, planting trees, trees along the hilly slope അതായത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക

terrace farming നിങ്ങൾക്ക് പറഞ്ഞൂടെ terrace farming എന്ന് വെച്ച എന്താണ് മക്കളെ തട്ടുകളായിട്ട് കൃഷി ചെയ്യുക തട്ടുകളായിട്ട് കൃഷി ചെയ്യുക okay so ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾ just ഒന്ന് ശ്രദ്ധിച്ചാൽ blue colour ആർക്കോ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് light blue colour ചോദിക്കുന്നത് light blue colour ഇൽ എഴുതാട്ടോ അത് പറഞ്ഞ ആൾ ആരാണ് സെൽഫിർ ആണ് കേട്ടോ ഞാൻ ഈ കാര്യം എഴുതാ പ്രശ്നം തീർന്നില്ലേ okay സന്തോഷം ആയല്ലോ light blue എടുത്തിട്ടുണ്ട് നിന്റെ പേരും ഞാൻ എഴുതിയിട്ടുണ്ട് ഇനി അതിന്റ പേരിൽ മറ്റുള്ളവർ അതുപോലെ ഓരോന്നും പറയാൻ നിക്കണ്ട ഒരു എന്തോ ഒരു തോന്നി പാവം അയാളുടെ face കണ്ടപ്പോൾ ഞാൻ അലിഞ്ഞുപ്പോയി എന്റെ മനസ് അങ്ങ് അലിഞ്ഞുപ്പോയി sorry for that yes മക്കളെ അടുത്തത് explain the various trade margin and landform associated with it, last question ആണ് എടാ മക്കളെ നാളെ afsal sir ന്റെ live ആണ് അത് നിങ്ങൾ ചോദിക്കണം sir ഇന്നലെ എന്താ വരാതിരുന്നത് നെ fasal sir നെ പറ്റിച്ചല്ലോ അതിന് punishment നമ്മുക്ക് എന്താ കൊടുക്കണ്ടെന്ന് ഇപ്പൊ തീരുമാനിക്കണം afsal sir എന്ത് കൊടുക്കണം explain various trade margins and landform associated with it അതായത് various trade margins ഏതൊക്കെയാണെന്ന് നമ്മുക്ക് just ഒന്ന് നോക്കാം അത് മാത്രം നോക്കിയ പോരാ അതുമായി ബന്ധപ്പെട്ട landforms ഏതൊക്കെയെന്ന് കൂടി നോക്കണം വിവിധ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് നോക്കൂ പ്രധാനപ്പെട്ട plate movement, plate margins ഏതൊക്കെയാണ് ഒന്നാമത് സംയോജന convergent margin രണ്ടാമത് divergent margin ആണ് വിയോജന മൂന്നാമത്തത് transforming margin ആണ് നമ്മുക്ക് ഓരോന്ന് ഓരോന്ന് നോക്കാം ആദ്യം വരുന്നത് convergent margin ആണ് രണ്ട് plate കൾ കൂട്ടി മുട്ടുക രണ്ട് പലകങ്ങള് കൂടിച്ചേരുന്നത് കൂട്ടിമുട്ടുന്നതാണ് എന്ത് മക്കളെ സംയോജക അധവാ convergent margin എന്ന് പറയുന്നത് നോക്കൂ സംയോജക സീമ കളിലാണ് നടക്കു പർവതങ്ങൾ ഉണ്ടാകുന്നത് gold mountains ഉണ്ടാകുന്നത് gold mountains ഉണ്ടാകുന്നത് convergent margin ഇലാണ് ശ്രദ്ധിക്കണം കേട്ടോ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. നടക്ക് പർവതങ്ങൾ convergent together, joining together അതിനെ പറയുന്ന പേരാണ് സംയോജക സീമ ഹിമാലയാസ് അതിന്റെ example ആണ് example ആയിട്ട് പറയാൻ പറ്റും himalaya mountain ഉണ്ടാകുന്നത്

നമ്മുടെ ഹിമാലയ ഉണ്ടായത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഹിമാലയ ഉണ്ടാകുന്നത് രണ്ടാം കാര്യമല്ലെടാ കൂട്ടി മുട്ടുന്നു ഇവിടെ ചെയ്തു yes himalaya mountain ആ ഒരു രീതിയിൽ എന്താണ് അല്ലെ ഭംഗി രണ്ടെണ്ണം കൂട്ടി മുട്ടുന്നു mountain range ഉണ്ടാകുന്നു ഇത് ഏതാ ഇന്ത്യ ഇത് മക്കളെ ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യ ആണ് ഇതാണ് മക്കൾക്ക് കാണുന്നുണ്ടാവും ഇത് ഇവിടെയാണ് എന്ത് form ചെയ്തത് ചെയ്തത് so correct ആയിട്ട് അവിടെ വരുന്നു form ചെയ്തു listen, listen, listen ഇത് just ഒന്ന് ഓടിച്ചു പോയാൽ മാത്രം മതി. ഇത് രണ്ട് പേർ തമ്മിൽ converge ചെയ്യുന്ന സമയത്തു ഒരാൾ weight കൂടുതൽ ആയിരിക്കും ഒരാൾക്ക് weight കുറവുമായിരിക്കും അപ്പൊ താഴെ ആർക്കാ weight കൂടുതൽ ആർക്കാ weight കുറവ് എന്ന് doubt ഉണ്ടാവും അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇവിടെ എന്റെ മക്കൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി denser plate ആണ് weight കൂടുതൽ ഉള്ളത് കുറവ് ഉള്ള അപ്പൊ weight കൂടുതൽ ഉള്ള ആൾ weight കുറഞ്ഞ ആൾ അടിയിലേക്ക് പോവും അതല്ലേ എപ്പഴും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും കൂടുതൽ weight ഉള്ള ആളാണ് മുകളിൽ ഇരിക്കുന്നത് എന്ന് അങ്ങനെ അല്ല weight കൂടുതൽ ഉള്ള ആൾ അടിയിലേക്കാണ് weight ഉള്ള സാധനം വെള്ളത്തിൽ ഇട്ടാൽ അടിയിലേക്ക് അല്ലേടാ പോവുക നോക്കിയേ അപ്പൊ density കൂടിയത് അടിയിലേക്ക് പോവുന്നത് ആലോചിച്ച മതി denser plate will suffers under the lighter one denser plate എന്ത് ചെയ്യും suffer ചെയ്യും okay മക്കളെ അങ്ങനെ ഉണ്ടാവുന്നത് yes ഇങ്ങനെയുള്ള പലകങ്ങളിലാണ് ആ ഒരു അതിർത്തിയിലാണ് എന്തുണ്ടാവുന്നത് എന്ന് അറിയോ സമുദ്രാന്തര കെർത്തങ്ങൾ ഉണ്ടാകുന്നത് കെർത്തങ്ങൾ form ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നത് കെർത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കെർത്തങ്ങൾ ഉണ്ടാവുന്നത് yes നിങ്ങൾ challenger കെർത്തം എന്നൊക്കെ കേൾക്കാം challenger കെർത്തം challenger അതേപോലെ നമ്മുടെ വരികൾ കേട്ടിട്ടുണ്ടാവും അതിനെ പറയുന്ന പേരാണ് നിമഞ്ചന മേഖല എന്ന് പറയാറുണ്ട് zone ആണ് ഈ zone എന്തുമായി relate ചെയ്താണ കെർത്തങ്ങൾ ആയിട്ടുള്ള ഇതാണ് കെർത്തങ്ങൾ കേട്ടിട്ടുണ്ട് കെർത്തങ്ങൾ നമ്മൾ ഏത് chapter ഇൽ പഠിച്ചിട്ടുണ്ട് ocean and mineral chapter ഇൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ the challenges faced in the pacific ocean is the deepest point, okay yes . Hello, നമസ്കാരം. ഞാനിന്നിവിടെ പറയാന്‍ പോകുന്നത് രായന്മാരും, നായന്മാരും എന്ന topic ആണ്. സൈനിക മേധാവികള്‍ക്കായി വിജയനഗര സാമ്രാജ്യത്തില്‍ വിപുലമായ അധികാരങ്ങള്‍ ഉണ്ടായിരുന്നു. രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് അവരാണ്. ആയുധഅധികാരികളായ അനുചരന്‍മാരെ അവര്‍ നിലനിര്‍ത്തിയിരുന്നു. ഈ സൈനിക മേധാവികള്‍ പലപ്പോഴും ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിച്ചിരുന്നു.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 എങ്കിലും രാജാവിനെതിരെ അവര്‍ പലപ്പോഴും കലാപം ചെയ്തിരുന്നു. നായകന്മാരുടെ കലാപങ്ങളെ രാജാവ്‌ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമര്‍ത്തി. വിജയനഗരസാമ്രാജ്യത്തിലെ അമര നായക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 അവര്‍ക്ക് ഭരിക്കുന്നതിന് വേണ്ടി ചില പ്രദേശങ്ങള്‍ നല്‍കിയിരുന്നു. ഈ പ്രദേശങ്ങള്‍ അമരനായകന്മാരാണ് ഭരിച്ചിരുന്നത്. ഈ പ്രദേശങ്ങളുടെ അഥവാ അമരത്തിന്‍റെ ഭരണം നിര്‍വഹിച്ചിരുന്നത് നായകന്മാരാണ്. അത് കൊണ്ട് അവരെ അമരനായകന്മാര്‍ എന്ന് വിളിച്ചിരുന്നത്. ഈ പ്രദേശത്തെ കര്‍ഷകര്‍, , കച്ചവടക്കാര്‍ എന്നിവരില്‍ നിന്നും നികുതികളും മറ്റു കരങ്ങളും അവര്‍ പിടിച്ചെടുത്തു. വരുമാനത്തില്‍ ഒരു ഭാഗം സ്വകാര്യ ആവശ്യങ്ങള്‍ക്ക് വേണ്ടി ഉപയോഗിച്ചു. മറ്റൊരു ഭാഗം ഒരു നിശ്ചിത എണ്ണം കുതിരകളെയും, ആനകളെയും നിലനിര്‍ത്തുന്നതിന് വേണ്ടി ചെലവഴിച്ചു. വരുമാനത്തിന്‍റെ ചെറിയ ഒരു ഭാഗം ക്ഷേത്ര സംവിധാനത്തിനും, ജലസേചന പ്രവര്‍ത്തനങ്ങള്‍ക്കുമായി വിനിയോഗിച്ചിരുന്നു. അമരനായകന്മാര്‍ വിജയനഗരരാജാക്കന്മാര്‍ക്ക് സൈനിക സഹായം നല്‍കി. ഈ സൈനിക ശക്തി ഉപയോഗിച്ചു ആ രാജാക്കന്മാര്‍ ദക്ഷിണ ഉപദ്വീപ് പൂര്‍ണ്ണമായും അവരുടെ നിയന്ത്രണത്തില്‍ കൊണ്ട് വന്നത്. അമരനായകന്മാര്‍ രാജാവിന്‌ വര്‍ഷം തോറും കപ്പം നല്‍കുമായിരുന്നു. മാത്രമല്ല,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 ഇടയ്ക്കിടെ സ്ഥലം മാറ്റിയിരുന്നുവെങ്കിലും പതിനേഴാം നൂറ്റാണ്ടോടെ അമരനായകന്മാര്‍ ശബ്ദമായി തീര്‍ന്നു. രാജാവിന്‍റെ അധികാരത്തെ പോലും അവര്‍ വെല്ലുവിളിക്കാന്‍ തുടങ്ങി. പലരും സ്വതന്ത്ര രാജ്യങ്ങള്‍ സ്ഥാപിച്ചു. ഇത് വിജയനഗര സാമ്രാജ്യത്തിനു ആക്കം കൂട്ടി. വിജയനഗരതലസ്ഥാനവും അതിന്‍റെ പരിസരവും വിജയനഗരം ഇക്കാലത്തെ പ്രശസ്ത നഗരങ്ങളില്‍ ഒന്നായിരുന്നു.

പ്രൌഢി നിറഞ്ഞ കൊട്ടാരങ്ങളും, ശ്രേഷ്ടമായ ക്ഷേത്രങ്ങളും, മനോഹരമായ വീടുകളും, ഉദ്യാനങ്ങളും, ത~തടാകങ്ങളും നഗരത്തിലുണ്ടായിരുന്നു. ഇവയെല്ലാം വിജയനഗരത്തെ ഉജ്വലനഗരങ്ങളായി തീര്‍ത്തു. വിജയനഗരം സന്ദര്‍ശിച്ച വിദേശ സഞ്ചാരികളും നഗരത്തെ വിസ്മയത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. വിജയനഗരത്തിലെ പ്രൌഢിയെ വാനോളം പ്രശംസിച്ചു കൊണ്ടവര്‍ എഴുതിട്ടുണ്ട്. ഇറ്റാലിയന്‍ വ്യാപാരിയായ നിക്കോളോഡി കൊണ്ടി, പോര്‍ച്ചുഗീസ് സ്ഥാപിതനായ അബ്ദുള്‍ റസാഖ്‌, റഷ്യന്‍ വ്യാപാരിയായ എന്നിവരാണ്‌ ഇവരില്‍ പ്രമുഖര്‍ ഇവരെല്ലാം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് വിജയനഗരം സന്ദര്‍ശിച്ചത്. പതിനാറാം നൂറ്റാണ്ടിന്‍റെ ഇന്ത്യ സന്ദര്‍ശിച്ച

വലയം ചെയ്തിരുന്നുവെന്നും, ഇറ്റാലിയന്‍ സഞ്ചാരിയായ നിക്കോളോഡി കൊണ്ടി പറയുകയുണ്ടായിരുന്നു. താന്‍ കാണുകയും, കേള്‍ക്കുകയും ചെയ്തിട്ടുള്ള നഗരമാണ് വിജയനഗരം അബ്ദുള്‍ റസാഖ് എഴുതിയിരുന്നു ഇത്. വിജയനഗരത്തിലെ കൊട്ടാരത്തില്‍ ഉപയോഗിച്ചിരുന്ന എല്ലാ പത്രങ്ങളും സ്വര്‍ണ്ണം കൊണ്ടും, വെള്ളി കൊണ്ടും നിര്‍മ്മിച്ചവയാണ്‌. വിജയനഗരത്തിലെ പ്രൌഢികളും നഗരത്തിന്‍റെ നല്ലൊരു ഭാഗം അദ്ദേഹത്തിനു കാണാന്‍ കഴിഞ്ഞത്. പല മലനിരകള്‍ക്കു ഇടയില്‍ കിടക്കുന്ന നഗരത്തെ പൂര്‍ണ്ണമായി കാണാന്‍ അദേഹത്തെ ഇടയാക്കി. അതുപോലെ തന്നെ ഡൊമീഗോ പയസിന്‍റെ വിവരണങ്ങളില്‍ നിന്ന് ലഭിക്കുന്നുണ്ട്.

കോട്ടമതിലുകളുടെ നിര്‍മ്മാണത്തിനു കു~ കുമ്മന~ കുമ്മായമോ, cement ഓ തേച്ചിരുന്നില്ല. ആപ്പിന്‍റെ ആകൃതിയിലുള്ള ശിലാഖണ്ഡങ്ങള്‍ ഉപയോഗിച്ചാണ്‌ അവ നിര്‍മ്മിച്ചിട്ടുള്ളത്. അതിനാല്‍,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 അടച്ചു കെട്ടി ഉണ്ടായിരുന്നു. എന്നതാണ്‌ ഒന്നാമത്തെയും, രണ്ടാമത്തെയും, മൂന്നാമത്തെയും മതിലുകള്‍ക്കിടയില്‍ കൃഷി ഭൂമി ഉണ്ടായിരുന്നു എന്നതാണ്. പയിസ് എഴുതിയിട്ടുണ്ട് കൃഷിഭൂമികള്‍ അവര്‍ നെല്ല് വിരിച്ചൊരു വിശുദ്ധ കേന്ദ്രത്തില്‍ നിന്നും, നഗര കേന്ദ്രത്തില്‍ നിന്നും ഒന്നാകെ ഒരു കാര്‍ഷിക പ്രദേശം ഉണ്ടായിരുന്നു. എന്നതിന്‍റെ തെളിവുകള്‍ അവര്‍ കണ്ടെത്തിയിട്ടുണ്ട് നദിയിലെ ജലം ഈ കാര്‍ഷിക പ്രദേശത്തില്‍ കാര്‍ഷിക പ്രദേശങ്ങള്‍, കോട്ടമതിലുകള്‍ ഉള്‍പ്പെടുത്തിയിരുന്നു. പൊറകില്‍ ഒരു പ്രധാന ലക്ഷ്യം ഒണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തില്‍ കോട്ടകള്‍ വളഞ്ഞു പ്രതിയോഗികളെ കീഴ്പ്പെടുത്തുക എന്ന യുദ്ധതന്ത്രം ഉപയോഗിച്ചിരുന്നു. കോട്ടയ്ക്കകത്തുള്ള ഭക്ഷ്യ വിതരണം നില നില്‍ നില്‍ക്കുമ്പോള്‍ കീഴടങ്ങുകയല്ലാതെ അവര്‍ക്ക് മറ്റു മാര്‍ഗ്ഗങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. ഇത്തരം ഭരണാധികാരികള്‍ കോട്ടയ്ക്കു വലിയ ധന്യപ്പുരകള്‍ നിര്‍മ്മിച്ചു കൊടുക്കുകയുണ്ടായി. കാര്‍ഷികപ്രദേശങ്ങള്‍ ശത്രുക്കളുടെ കൈകളില്‍ വേണ്ടിയാരുന്നു അവര്‍ കോട്ട കെട്ടി സംരക്ഷിച്ചത്. വിപുലവും, ചെറിയതുമായ ഈ തന്ത്രം വിജയനഗര തുടര്‍ന്നു. നഗര സമുദായത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കോട്ട മതിലുകളുടെ ഒരു രണ്ടാം നിര

കോട്ടകള്‍ക്ക് കാവലോട് കൂടിയ ഒരു പ്രവേശനം തന്നെയായിരുന്നു ഇത്. ഈ കവാടങ്ങളാണ് കവാടങ്ങള്‍ക്ക് സവിശേഷതയായ വാസ്തു ശില്പ ശൈലികള്‍ കൊണ്ടുണ്ടാക്കിയിരുന്നത്. ജനങ്ങളുടെ പ്രവേശനത്തെ നിയന്ത്രിച്ചിരുന്നു ഇത്. വസ്തുക്ക~ ജനങ്ങളുടെ പ്രവേശനത്തെ മാത്രമല്ല കവാടത്തില്‍ ഒരു കമാനവും അതിനു മുകളിലായി ഒരു താഴിക്കടവും നിര്‍മ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇവ രണ്ടും തുര്‍ക്കി സുല്‍ത്താന്‍മാര്‍ കൊണ്ട് വന്ന വസ്തു ശില്പ സവിശേഷതകള്‍ ആയിരുന്നു. ഇസ്ലാ ഇസ്ലാമിക വസ്തു ശില്പ ശൈലിയും, ഇന്ത്യയിലെ പ്രാദേശിക വാസ്തു ശില്പ ശൈലിയും ചേര്‍ന്നുള്ള ശൈലിയാണ് ഇത്. അത് പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ topic ആണ് മഹാനവമി ദിബ്ബ. ഈ മഹാനവമി ദിബ്ബ എന്ന് പറഞ്ഞാല്‍ രാജകീയ കേന്ദ്രത്തില്‍ ഏറ്റവും വലിയ ഒരു കെട്ടിടസമുച്ചയമാണ്‌ മഹാനവമി ദിബ്ബ. രാജാവ് അവിടെയാണ് താമസിച്ചിരുന്നതിനെ പറ്റി വ്യക്തമായ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. രാജകൊട്ടാരത്തില്‍ ആകര്‍ഷകമായ രണ്ടു platform ഉകള്‍ ഉണ്ട്. ഒന്ന് ശ്രോതാക്കളുടെ hall. രണ്ട് മഹാനവമി ദിബ്ബ എന്നീ പേരുകളിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അവിടെ മധ്യവൃത്തമായ ആകാരത്തില്‍ ഉറപ്പിച്ചിരുന്നു. ശ്രോതാക്കളുടെ hall ഇല്‍ നിന്നും ഉയര്‍ന്ന platform ആണ്. അവയില്‍ നിന്ന് രണ്ടാം നിലയിലേക്ക് പോകാന്‍ കോണിപ്പടികള്‍ ഉണ്ടായിരുന്നു.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 ഏറ്റവും ഉയര്‍ന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനവമി ദിബ്ബക്കുന്നുകളില്‍ മരം കൊണ്ടുള്ള കെട്ടിടങ്ങളാണുണ്ടായിരുന്നത്. ഈ platform ന്‍റെ അടിത്തറ ധാരാളം കൊത്തുപ്പണികളാല്‍ അലംകൃതമാണ്.

september ലെയും october ഇലെയും ഉത്സവമാണ് കൊണ്ടാറുള്ളത്. ഉത്തരേന്ത്യയില്‍ ദസറ, ബംഗാളില്‍ ദുര്‍ഗ്ഗാ പൂജ, ദക്ഷിണേന്ത്യയില്‍ നവരാത്രി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളില്‍ ഈ ഉത്സവം അറിയപ്പെടുന്നു. വിജയ നഗര രാജാക്കന്മാര്‍ അവരുടെ തോടിയും, അധികാരവും മേധാവിത്വവും ഈ ഉത്സവ വേളയില്‍ പ്രദര്‍ശിപ്പിച്ചിരുന്നു. മഹാനവമി ആഘോഷിക്കുമ്പോള്‍ ധാരാളം ചടങ്ങുകള്‍ അനുഷ്ടിക്കാ അനുഷ്ടിച്ചിരുന്നു. വിഗ്രഹാരാധന, രാജകീയ കുതിരയെ ആരാധിക്കല്‍, മൃഗബലി എന്നിവ അതില്‍ ഉള്‍പ്പെടുന്നു. വൃത്താന്തങ്ങള്‍, ഗുസ്തിമത്സരങ്ങള്‍ തുടങ്ങിയവ ചുമതല ആഘോഷങ്ങള്‍ക്ക് കൊഴുപ്പ് കൂട്ടാറുണ്ട്. പ്രധാനമായും നായക~ നായകന്മാര്‍, സാമന്ത രാജാക്കന്മാര്‍ രാജാവിനെയും അദ്ദേഹത്തിന്‍റെ അതിഥികളെയും സമ്മാനങ്ങള്‍ കാഴ്ച വെക്കുന്നുണ്ടായിരുന്നു. ഉത്സവത്തിന്‍റെ അവസാന ദിവസം ഒരു തുറന്ന സ്ഥലത്ത് വച്ച് അതിഗംഭീരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു.

കപ്പത്തോടൊപ്പം വിപുല വിലപിടിപ്പുള്ള ധാരാളം ഉപഹാരങ്ങളും അവര്‍ രാജാവിന്‌ സമ്മാനിച്ചിരുന്നു. അപ്പൊ ഈ ഞാന്‍ ഈ topic ഇവിടെ വച്ച് അവസാനിപ്പികുകയാണ്. നന്ദി, നമസ്കാരം.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

studies ന് വേണ്ടി പൊറത്തായിരുന്നു

എന്താണ് വിശേഷങ്ങള്ള് പിന്നെ കൊറോണ കാലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങട്ട് ഇറങ്ങിയോണ്ട് നിന്നെ contact ചെയ്യാനൊന്നും പറ്റിയില്ല ആഹ് ഇപ്പഴാന്ന്എല്ലാം തെരക്കൊക്കെ ഒഴിഞ്ഞത് പിന്നെ എന്തിണ്ട് വിശേഷം

നിനക്ക് കൊറോണ വന്ന വിവരം ഞാൻ അറിഞ്ഞില്ലായിരുന്നു വിളിച്ചിരുന്നു രണ്ടു വട്ടം ആഹ് അറിഞ്ഞിരുന്നോ ആഹ് ആഹ് ആഹ് എന്തോ busy ആയിപ്പൊയിട്ടുണ്ടാവും അന്നേരം അതായിരിക്കും

ഓ അത് അടിപൊളി ആയിരുന്നില്ലേ എന്താണ് എങ്ങനെ പനിയൊക്കെ ആയിരുന്നോ ആ എനിക്ക് അഹ് അത് common ആയിട്ട് വരുന്ന ഏർ cold അങ്ങനെ വന്നുള്ളൂ പിന്നെ അന്നേരം vaccine എടുത്ത time ആർന്നു എനിക്ക് vaccine എടുത്തെന്റെ പനി ആണാ വിചാരിച്ചത് അതോണ്ട് അത് അത്ര കാര്യാക്കില പിന്നെ രണ്ടു മൂന്ന് ദിവസം പനി മാറാണ്ട് നിന്നപ്പം ആ just ഒന്ന് പോയിട്ട് ഏർ എന്ന എല്ലാരും പറയിന്ന് എന്ന ച് നോക്കിക്കൊന്ന പറഞ്ഞപ്പോ നമ്മളും പോയി check ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാനും ഞെട്ടിയത് result possitive ആയപ്പോം

ആ അറിഞ്ഞ നേരം shock ആയി പിന്നെ അത്ഞാൻ തന്നെ realise ചെയ്തു common ആണ് ഇപ്പോ എന്താ ഇതെല്ലാരും പറയുന്ന പോലെ പേടി അല്ല ജാഗ്രത ആണ് വേണ്ടേയെന്ന്

എങ്ങനെ ഇണ്ടായിരുന്നു വീട്ടില് അടച്ച് കൂടി ഇരിന്നിട്ട് എനിക്ക് കൊറോണ വന്നെന്റെ പേരില് അങ്ങനെ ഒരു frustration ഇണ്ടായില്ല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 ആ പിന്നെ എന്താന്ന് വെച് ഇണ്ടെകില് ഏർ എനിക്ക് വേറെ issues എന്ന് പറഞ്ഞ നല്ല ക്ഷീണം ആയിരുന്നു ക്ഷീണെന്ന് പറഞ്ഞാ ഏർ എപ്പോഴും full time ഉറങ്ങാനൊക്കെ തോന്നും പിന്നെ എന്താ രാവിലെ നമ്മക്ക് എന്താ സാധരണ വീട്ടില്ഒറ്റക്ക് ഇരിക്കുന്ന ഒരു feeling കിട്ടില്ല കാരണം വീട്ടില് സംസാരിക്കാൻ ആയാലും ഇപ്പൊ കാണാം അച്ഛനേം അമ്മേനേം കാണാ അങ്ങനത്തെ പ്രശ്നോന്നും ഇണ്ടായില്ല പിന്നെ നമ്മടെ body issues നമ്മളെ ച് മ്‌ചം ഇങ്ങനെ ആക്കി എടുത്തുന്നെ ഉള്ളു മണൊക്കെ ഇണ്ടാർന്നോ മണൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാർന്നോ ഓ അത് എനിക്ക് പറ്റിറ്റാ ട്ടോ പക്ഷെ എന്റെ friend നു വന്നിരുന്നേരം ഒരു കൊഴപ്പുണ്ടായില്ല ആൾക്ക് ഒരു പനിയോ ഏർ ച് cold ഓ ഇപ്പൊ എന്താ smell അറിയാത്തത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഇണ്ടായില്ല പക്ഷെ എനിക്ക് അത് face ചെയ്യേണ്ടി എനിക്കത് വന്നിരുന്നു ഏർ ഞാൻ വിചാരിച്ചു മൂക്കടഞ്ഞിട്ടന്നാ പിന്നീട് ഇത് ആണെന്ന് അറിഞ്ഞയിൻ ശേഷം നമ്മള് food ഒക്കെ കഴിക്കുമ്പോ നാലോണം ശ്രദിക്കാൻ പറഞ്ഞിരുന്നു vitamin c അടങ്ങിയ food കഴിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ എന്താ fruits ഒരുപാട് കഴിക്കാൻ പറഞ്ഞിരുന്നു വെള്ളം കുടിക്കാൻ പറഞ്ഞരുന്നു പിന്നെ ആവി പിടിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിരുന്നു പിന്നെ നമ്മളെ ഈ ആരോഗ്യ നില നോക്കാനൊക്കെ ആയിട്ട് health ന്ന് ഏർ നമ്മളെ health inspector ഉം അന്നേരം police station ന്ന് ഒക്കെ എന്ന വിളിച്ചിരുന്നൂട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

ആ വിളിച്ചർന്നു അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞേയിൻ അനുസരിച്ചിട്ട് നമ്മള് ഓരോ കാര്യങ്ങളും ചെയ്തുനു fruits ഒക്കെ നല്ലോണം കഴിച്ചിരുന്നു അപ്പൊ നമ്മളെ citrus ഏർ fruit ഒക്കെ കഴിക്കുമ്പോ സാദാരണ നാരങ്ങേടെ ഒരു feeling ഉണ്ടാവില്ലേ നമ്മക്ക് മണൊക്കെ അറിയുന്നത് അതൊന്നും അറിഞ്ഞിരുന്നില്ല എന്തോ ഒന്ന് കഴിക്കുന്ന പോലെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇതൊന്നും അറിയുന്നില്ലാന്ന് അപ്പൊ ഞാൻ spray ഒക്കെ എടുത്തിട്ട്

അങ്ങനൊക്കെ വരും ഒരു സന്തോഷായിരുന്നു actually എനിക്ക് ഏർ കൊറോണ പിടിച്ചിരുന്നപ്പം എനിക്കൊരു സന്തോഷം ആണ് ഇണ്ടായിരുന്നത് പിന്നെ എന്തിന്ന് lock down ഉം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നോണ്ടായിരുന്നു ഒരു വിഷമം ആരേം കാണാൻ പറ്റാത്തന്റേം അങ്ങനത്തെയൊക്കെ

ആ ആ ഒരു feeling ആ ഒരു ഇത് എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥ ആന് നീ വീട്ടി തന്നെ ആയിരുന്നില്ലേ ഓ വീട്ടി ഇല്ലല്ലാ hospital ഇൽ ല് ഒന്നും പോയില്ല വീട്ടിൽ അന്നെ ഒരു room ഇല് പിന്നെ എന്താണ് ഏർ വീട്ടില് എല്ലാവരും എന്താ അന്ന് അന്നേരം ഏർ നമ്മടെ ഇതിന്ന് പഞ്ചായത്തിന്ന് പോകയിക്കാനും അണുക്കളൊക്കെ നശിക്കാനും വേണ്ടിയിട്ടില്ല കാര്യങ്ങളൊക്കെ കൊടുതിരുന്നു അപ്പൊ അതൊക്കെ എല്ലാവരും ആഹ് വേറെ ആരും വേറെ ഒരാൾക്കും പകർന്നൊന്നുല്ല ഏർ ഞാൻ തന്നെ എന്നി തന്നെ ഒതുക്കി നിർത്തി

ഞാൻ കൊണ്ട് വന്നത് അതാ എനിക്കും മനസ്സിലാവാതെ ഞാൻ ഏർ vaccine എടുക്കാൻ ആയിട്ട് പോയിരുന്നു അന്നേരം അത് കഴിഞ്ഞിട്ട് ഓണത്തിന്റെ ഒരവസരം ആയോണ്ട് dress എടുക്കാൻ പോയിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അവിടുന്നായിരിക്കും എനിക്ക് കിട്

അതെ കൊറോണ പകരുന്നൊരു സമയല്ലേ നമ്മളൊന്നും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

വിശ്വാസം ആയിരിക്കുവല്ലോ നമ്മക്ക് എപ്പോഴും അതാണ് അവിടേക്ക് എത്തിയത് ആ ഒരു അനുഭവം കിട്ടി അത്ലു അത് കഴിഞ്ഞില്ലേ ക്ഷീണോം കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നുണ്ട്ട്ടാ കൊറച്ചു ദിവസത്തേക്ക് നല്ല ക്ഷീണം തന്നെ ആയിരുന്നു പിന്നെ പിന്നെ എന്താണ് നമ്മള് നല്ല food ഒക്കെ നല്ലോണം കഴിച്ചോണ്ട് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇപ്പൾ എപ്പൊള്ള സാഹചര്യം പോലെ ആയിരിക്കില്ല ഈ സമയത്ത് നമ്മള് പരിചരിക്കിന്ന ആയിരിക്കും പിന്നീടും നമ്മടെ ഏർ ആര്യോഗത്തിനും ബാധിക്കാന്ന് അപ്പൊ അതോണ്ട് ആ നേരത്തു് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നോണ്ടും food കാര്യങ്ങളു vitamin c അടങ്ങിയ food ഒകെ കഴിച്ചിരുന്നോണ്ടും എന്താ ഏർ ശെരിക്കും കൊറോണ വച്ചപ്പോ ഞാൻ അന്ന് ഗുണ്ടു ആവാ ചെയ്തത് എങ്ങനെ നല്ല നല്ല രീതിക്ക് ആവേ ചെയ്തത് പിന്നെ ക്ഷീണോക്കെ നമ്മക്ക് feel ചെയ്തിരുന്നു നമ്മക്ക് എന്തേലും പ്രവർത്തി ചെയ്യിമ്പോഴുണ് ഏതേലും കാര്യങ്ങള് ഏർപ്പെടുമ്പോഴും പെട്ടന്ന് നമ്മള് ക്ഷീണിക്കും പിന്നെ നമ്മള് അത് കഴിഞ്ഞിട്ടുംനമ്മള് നമ്മളെ health ഒക്കെ maintain ചെയ്ത് വന്നപ്പം

വേറെ കൊഴപ്പോന്നല്ലാണ്ട് രക്ഷ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 അതെ കൊറോണ പിടിച്ചില്ലെന്നേ ഉള്ളു എന്നാലും പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലപ്പോ കൊറോണ അന്നെ ആയിരിക്കും വന്നു പോയത്

അറിഞ്ഞിട്ടില്ല test ചെയ്തിരുന്നേ ഉറപ്പായിട്ടും

ആ ഞാനപ്പോ ഇങ്ങന ആലോചിച്ചിരുന്നു പണ്ട് നിന്റെ നാട്ടീൽ നിപ്പ വന്നിരുന്ന സമയത് ഞാൻ ഇങ്ങനെ കളിയാക്കുവായിരുന്നല്ലോ ഓ കോയിക്കോട് അങ്ങനെ ആണ് ഇങ്ങനെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്

ഒരു നിപ്പേന്റെ പേരും പറഞ്ഞു വവ്വാലിനെ കളിയാക്കി ഞങ്ങളെ കളിയാക്കി പഴം പഴം കളിയാക്കി മൊത്തത്തിൽ അവസാനം കൊറോണ വന്ന് മുഴുവനും അടച്ചിട്ടു അതെ കോഴിക്കോട് പോന്നേനെ കളിയാക്കിട്ട് ഇപ്പം കേരളം മൊത്തം lockdown ആകേണ്ടി വന്നു

നല്ല കഥ അന്നെ ആന്ന് പിന്നെ പിന്നെ എന്താണ് ഞാൻ ഈ ഇടക്ക് നിന്റെ ഒരു ഏർ ഏർ സോഷ്യ ഇതില് ഇൻസ്റാഗ്രാമില് നിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു പണ്ടത്തേക്കാളുമൊക്കെ നല്ല ഒരു ഇത് ആയിട്ടിണ്ട് നിന്റെ മുടിയൊക്കെ നല്ലോണം വളർന്നല്ലോ എന്താണ്

കൊറോണ സമയത്ത് എനിക്ക് ഈ കൊറോണ time ആയതോണ്ട് ഒരുപാട് മുടി കോഴിച്ചാലൊക്കെ ഇണ്ടായിരുന്നു അപ്പോ പിന്നെ അപ്പോഴാണ് നിന്റെ അടുത്ത ഈ photo ഒക്കെ കണ്ടത് അപ്പൊ എനിക്ക് ഏർ അന്നേരം എനിക്ക് ഓർമ്മ വന്നിരുന്നു നീ വിളിച്ചപ്പോ എനിക്ക്